ഈശ്വര ഞാൻ നിൻ്റെ ചെറിയ ഒരു സേവകൻ മാത്രമാണ്

അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ ആ വളഞ്ഞു കൊണ്ടും നേരായും ഒക്കെ അവൻ ഈശ്വരനോട് ഇത് തന്നെ അവൻ മനസ്സിൽ പറഞ്ഞോണ്ടിരുന്നു അവൻ എങ്ങോട്ടാണ് ഓടുന്നത കവലയിലേക്ക് അവൻ ഓടി ആ അണ ചെയ്തത് കൈ വെള്ളയിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നു ബി അവൻ കടയിലെത്തുയപ്പോഴേക്കും എന്തായിട്ടുണ്ട് അവിടത്തെ അവിടത്തെ റാന്തൽ കത്തീട്ടുണ്ട് കത്തിച്ചുവെച്ചിട്ടുണ്ട് സി ഈ അതിനടുത്ത് ഈ എന്താകുന്നിണ്ട് ഇരികുന്നിണ്ട് എന്ന് പറിയുന്നത് അവിടെത്തെ ആ കടയിലെ ആളാണ് പലചരക്ക് കടയില കൊറച്ചു നേരം കഴിഞ്ഞു അയാളങ്ങനെ അല്ലെ അയാൾ ചെല്ലുമ്പോ ഇങ്ങനെ കണ്ണടച്ചു കിടക്കാണ് ആ സമയം പറഞ്ഞല്ലോ ആകെ നിശ്ശബ്ദമാണ് ആളുകളുടെ തിരക്കുകളൊന്നുമില്ല എല്ലാവരും തങ്ങളുടെ വീടുകളിലേക്കു മടങ്ങുന്ന ആ സമയത്ത് ആപ്പോ ഇയാൾ കടയിൽ അധികം ആളുകളൊന്നുല്യാതൊരു ഭഗത് വെറുതെ ഇരിക്കാണ് അപ്പൊ അയാൾ പെട്ടന് കണ്ണ് തുറന്നു കൊണ്ട് ആരോ വരുന്ന അല്ലെ ശബ്ദം കേൾക്കുമ്പോ കുട്ടോയോട് ചോയ്ച്ചു എന്താ ചോയ്ക്കുന്നത് അല്ലെ എന്താ വേണ്ടത് എന്ന് കടക്കാരൻ ചോയ്ക്കുന്നു എന്നിട് ആ കുട്ടി എന്ത് പറയുന്നു ആ തൻ്റെ കൈ വള്ളയിലേക്ക് നോക്കികൊണ്ട്‌ ഇയാളോട് പറഞ്ഞു എന്ത് ആ എനിക്ക് എട്ടണക്ക് തരു

അവൻ അവിടെ ഇരുന്നു കൊണ്ട് അവിടെ അയാൾ ഇരിക്കുന്ന ആ സ്ഥലത്തേക്കു അയാളിരിക്കുന്ന സ്ഥലയില്ലേ അവിടേക്കു അവൻ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു മേശയിടെ മുകളിലേക്ക് അവൻ ആ ഇരിപ്പിടത്തിലേക് എറിഞ്ഞിട്ട് ആ coin പോയി വീണത് അന പോയി വീണത് ഇരിപ്പിടത്തിലല്ല എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം പോയി വീണത് എവിടെയാണ് അതിനടുത്ത വെച്ചിട്ടുള്ള മല്ലിയുടെ ഡബ്ബയിലാണ് എന്ന് പറഞ്ഞാൽ എന്താ മല്ലി മല്ലീടെ ഡബ്ബയിലേക്കാണ് ആണെങ്കിലോ ആ ഡബ്ബ മുഴുവനും കൊറേ തപ്പീട്ടും അല്ലെ ഒരുപാട് തവണ ആ തപ്പി തിരഞ്ഞു് നോക്കി പരാതി നോക്കി അത് കിട്ടിയില്ല അതോന്നും എട്ടണ കിട്ടിയില്ല അല്ലട്ടോ നോകു അക്ഷരത്തിൽ വ്യത്യാസില്ലേ അല്ലെ ഇതാണ് നമ്മുടെ വസ്ത്രം ഇതെന്താണ് ക ആണ് ക അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ആ വെള്ള വെള്ളാരം കല്ലില്ലേ വെള്ളാരം കല്ല് കിട്ടി അതിൽ നിന്ന് എം അത് കിട്ടിയ അയാൾ പറഞ്ഞു ഇതിൽ അണയില്ല പകരം കിട്ടിയത് എന്താണ് ആ ഒരു കല്ല് വെള്ളാരം കല്ലാണ് എന്നും പറഞ്ഞു കൊണ്ട് അയാൾ അതെടുത്തു പുറത്തേക് എറിഞ്ഞു അവൻ്റെ മുഖം മുഴുൻ എന്തായി ഒന്ന്ഇ രുണ്ടു എന്ന് പറഞ്ഞാൽ കറുപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് വിഷമം കൊണ്ട് മുഖം ആകെ മാറി അവൻ ഒന്ന് ഇരുണ്ടു

എം പിന്നെ എങ്ങനെ വെറും തലകറങ്ങല്ല തൻ്റെ ശരീരത്തിലെ രക്തം മുഴുവനും എന്ന് പറഞ്ഞാൽ രക്തം വാർന്നു പോകുന്ന പോലെ അവന് അനിഭവപ്പെട്ടു ണ് ന്ന് പറഞ്ഞാൽ കണ്ണുകളൊക്കെ നിറഞ്ഞു നിറയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അയാൾ ആശ്ചര്യത്തോടെ പറഞ്ഞു യും ആശ്ചര്യത്തോടെ പറയുന്നത് എന്താണ് എവിടെപ്പോയി ഈ പറഞ്ഞ എട്ടണ അല്ലെ നീ ഇങ്ങോട്ടെക് ഇട്ടതല്ലേ ആ എട്ടണ എവിടെപ്പോയി അപ്പൊ അയാൾക്ക് തോണി ഇവാൻ ഇപ്പൊ കരയും എന്നുപോലും എന്നയാൾക് ഇവനെ കണ്ടപ്പോ തോന്നി വി അപ്പൊ ഈ ഒരു സംഭവത്തിൽ അവന് എന്താ സംഭവിക്കുന്നത് ഉള്ളിൽ ഇത്രയും നേരം അവൻ ആയ പ്രാർത്ഥിക്കുകയും അല്ലെ ഞാൻ ഈ ആ സംഭവം

അതിനൊരു അസ്തമയം വന്നു അപ്പൊ ആകെ അവിടെ അവസാനിച്ചു ആല്ലെടോ sorry അവൻ ആ എന്താ പറയാ ആകെ അവൻ ചത്തു നിക്കാണ് പറയിലെ അങ്ങനെ നിൽക്കാണ് പറയില്ലേ അങ്ങനെ നിക്കാണ് മനം മടത്തു മനസ്സ് ചത്ത് നിക്കുന്ന അവൻ മനസില്ല മനസ്സോട് കയ്യ് അല്ലെ pocket ഇൽ ഇട്ട് കൊണ്ട് എന്ന് പറഞ്ഞാൽ pocket ആണ് ആ pocket നിന്നും പൈസ എടുത്തു കൊണ്ട് ഉപ്പും വാങ്ങി കൊണ്ട് അവൻ പോകാൻ തുടങ്ങി ആ കടക്കരാണ് ഇവൻ്റെ ആ ദുഃഖവും നിരാശയും ഇവൻ്റെ മുഖത്ത് കണ്ടത് കൊണ്ട് അയാൾ എന്ത് പറഞ്ഞു അല്ലെ പണോക്കെ പിന്നെ കിട്ടും നീ

അപ്പൊ കടക്കാരൻ പറഞ്ഞു ശെരി പണം വേണ്ട എന്താക്കിക്കോ നീ ഇത് കൊണ്ടോയ്ക്കോ അല്ലെ എൻ്റെ വകയായിട്ട് നീ കൊറച്ചു എടുത്തോ എന്ന് പറഞ്ഞാൽ എൻ്റെ വക ട്ടോ അയാൾ വളരെ സ്‌നേഹത്തോടെ പറഞ്ഞു കൊണ്ട് ഒരു കഷ്ണം പൊട്ടിച്ചു കൊണ്ട് അവനു നേരെ ഇങ്ങനെ നീട്ടി പക്ഷെ അവൻ മുഖം തിരിച്ചു എന്നിട് അവൻ പോയി അപ്പൊ അവൻ്റെ മനസ്സിൽ എന്താണ് ഞാൻ ചോദിച്ചത് ആരോടാണ് ഈശ്വരനോടാണ് ഞാൻ ഏതെങ്കിലും കടക്കാരനോടല്ല ചോദിച്ചത് ഞാൻ എൻ്റെ അല്ലെ ഞാൻ വിശ്വസിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശ്വരനോടാണ് ഞാൻ ചോദിച്ചത് എന്നിട് അവൻ പറഞ്ഞു മറ്റുള്ള മറ്റുള്ളവരുടെ ദയ എനിക്ക് വേണ്ട എന്നവൻ പറയുന്നു പക്ഷെ ഇപ്പൊ അവൻ ഈശ്വരനോട് ഒന്നും തന്നെ ചോദിക്കാറില്ല ചോദിക്ക ആവിശ്യപ്പെടുക എന്ന്ആ പറഞ്ഞ വിശ്യപ്പെടാറില്ല ഇവിടെ എന്ന് പറഞ്ഞ ആവിശ്യപെടുക എന്നാണ നമ്മുടെ ഹിന്ദിയിൽ നമ്മകാ word ഇത് തന്നെ മാറ്റാം അല്ലെ ആവിശ്യപെടാറില്ല ആവിശ്യപ്പെടില്ല ചോദിക്കില്ല പക്ഷെ നമ്മക് ഹിന്ദിയിലും അങ്ങനെ വരുന്ന സമയത്തു മലയാളത്തിലെ പോലെ അല്ല അപ്പൊ അതിന് മുൻപ് അതിന് മുൻപേ എന്താ എന്താകുന്നു എന്ന് ചേർക്കുന്നു അല്ലെങ്കിൽ എന്ന് ചേർക്കുന്നു അപ്പോഴാണ് അതിന് ചെയ്യരുത് എന്ന അർത്ഥം ചെയ്യുന്നില്ല എന്ന അർത്ഥം വരുന്നത് മനസ്സിലായോ ആ word അല്ല മാറ്റം ആ word ഇൻ്റെ മുന്നിൽ എന്ത് ചേർക്കുന്നു അല്ലെങ്കിൽ എന്ന് ചേർക്കുന്നു എങ്ങനെ പറയണേ അല്ലെ കുടിക്കരുത് ചെയ്യരുത് പോകരുത് അപ്പൊ ഇനി നമ്മക് text book ലുള്ള കൊർച് question നോകാം അല്ലെ എന്താ പരീന്നത് 'അമ്മ ഇരുന്നു കൊണ്ട് കീറിയ അവസ്‌ത്രം തുന്നുകയയായിരുന്നു പിന്നീട പറയാൻ നമ്മളോട് പറയാൻ ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ underline ചെയ്ത ഈ word പ്രത്യേകത എന്താണ് എന്ന് പറയാൻ അപ്പൊ ഈ പ്രത്യേക ഏഥൻ ഇവിടെ തന്നിട്ടുള്ള word എന്ന വാക് എന്ന word അല്ലെ വസ്ത്രത്തിൻ്റെ വിശേഷത പറയല്ലേ നമ്മുക് വേണെങ്കിൽ പറയാം വസ്ത്രം അപ്പൊ നമ്മൾ എന്തൊക്കെ പറയുന്നു പുതിയ വസ്ത്രം നല്ല വസ്ത്രം വെളുത്ത വസ്ത്രം അല്ലെ കീറിയ വസ്ത്രം അല്ലെങ്കിൽ കരയുള്ള വസ്ത്രം അപ്പൊ നമ്മൾ ഈ വസ്ത്രം എന്ന് പറയുന്നത് കൊണ്ട് നമ്മളെ മനസിലേക് എന്തെ വരുള്ളൂ വെറും ഒരു വസ്ത്രമാണ് വരുന്നത് പക്ഷെ വെളുത്ത വസ്ത്രം വെള്ള വസ്ത്രം എന്നൊക്കെ പറയുമ്പോ നമ്മളെ മനസ്സിൽ ഇലെക് എന്ത് വരുന്നു ആ നല്ല തൂവെള്ള നിറത്തിലുള്ള ഒരു വസ്ത്രം കീറിയ വസ്ത്രം എന്ന് പറയുമ്പോ അങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത് അത്പോലെ ആയ വസ്ത്രം എന്ന വാക്കിനെ ഒന്ന് വിശേഷിപ്പിച്ചു വെറും വസ്ത്രംമാള്ള കീറിയ വസ്ത്രമാണ് എന്ന് വെച്ചാൽ അതൊരു പഴയെ വസ്ത്രമാണ് അത് പഴയതാണ് കീറിയിരിക്കുന്നു അപ്പൊ ഇങ്ങനെ കീറിയിരിക്കുന്നു അത്കൊണ്ട് തന്നെ എന്താണ് ആ വാക് ഈ എന്ന വാക്കിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇവീടെ പറയുന്നത് എന്ന വാക് എന്ന വാക്കിൻ്റെ വിശേഷത പറയുകയാണ് ചെയ്യുന്നത് എന്ത് എന്ന വാക് ഒരു വിശേഷതായാണ് അപ്പൊ എന്നത് ഏതാണ് എന്ന ചോയിച്ചാൽ ഇങ്ങള് പറയാ എന്നാണ് അല്ലെ മക്കളെ നമ്മളെ question paper ഇൽ ഈ പാഠഭാഗമായിട്ട് ബന്ധപെട്ട് ചോദിക്കണം ഇല്ല eighth ലെ ninth ലെ tenth ലെ ഒക്കെ

word തന്നിട്ട് നമ്മളോട് പറയുന്നു ഇതിലെ ഏതാ ഇതിലേതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ എഴുതുന്നത് ഏതാണ് നമ്മൾ എഴുതേണ്ടത് ഏതാണ് എന്ന് ചോയ്ച്ചാൽ നിങ്ങൾ എന്താ പറയാ എല്ലാരും question of the day ആണ് ചോയ്ക്കുന്നത് question of the day ഉണ്ട് മക്കളെ അത് class ൻ്റെ അവസാനമാണെന് നമ്മക് അറിയാലോ അപ്പൊ class ഇപ്പൊ ഏകദേശം അല്ലെ കൊർച് കഴിയമ്പോ അവസാനിക്കും അപ്പൊ ആ സമയം കൊണ്ട് ഉള്ള viewers ൻ്റെ count എത്രെയാണോ അതാണ് ഇങ്ങക്കുള്ള price അപ്പൊ ഇങ്ങള് വേഗം answer ചെയിതെ മക്കളെ ഏതാണ് അപ്പൊ നേരത്തെ പറന്നയന് ഒന്ന് ഇങ്ങക് മനസിലായി അല്ലെ എന്ന word ഏതാണ് എന്ന word ആണ് അപ്പൊ ഇവിടെ ഇവിടെ കൊർച് word നല്കീട്ടുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഇത്പോലെ എടുത്ത് എഴുതേണ്ടതാണ് അപ്പൊ ഇതിൽ ഏഥൻ ഇൻ്റെ ആണ് അപ്പൊ ഇവിടെ ഏതാണ് നാമം ഏതാണ് അല്ലെ

എന്ന് പറയാ അല്ലെ അപ്പൊ ഈ എന്താണ് ശർക്കര എന്ന പേരിനെ ആണല്ലോ ഇവിടെ എന്ന് വാക് കൊണ്ട് വിശേഷിപിച്ചത് ഇനി എന്ന് വെച്ചാൽ വെള്ളാരം കല്ല് നമസ്ക്കാരം സുമേഷ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കൃഷിയെപറ്റിയാണ്‌. കേരളത്തിൽ പണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിലായി ഉപ ~ തൊഴിലായി കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യവസായമായിരുന്നു കൃഷി. അതിപ്പോൾ അന്യം നിന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഏർ ഈ ഒരു സ്‌ഥിതി നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇവിടത്തെ കൃഷികൾ വളരെ കുറവാണ്. നമ്മുടെ north ലോട്ട് കേരളത്തിൽ ~ ഇൻഡ്യടെ വേറെ വേറെ ഭാഗങ്ങളിൽ നോക്കണെങ്കിൽ നമുക്ക് കാണാം പല പല കൃഷികളും പല പല ഈ ~ പല പല പല പല സമ്പ്രദായങ്ങളും നടന്നു പോകുന്നത്. പക്ഷെ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏർ കൃഷിയെ നിർത്തി അവര് പല വേറെ വേറെ തൊഴിൽ മേഖലയിലോട്ട് പോയ്കൊണ്ടിരിക്കയാണ്. കൃഷി ഒരു തൊഴിൽ അല്ലാതെ ആവുകയാണ് ഇപ്പോൾ കേരളത്തിൽ. അതിനെപ്പറ്റി സുമേഷിന് എന്താ പറയാനുള്ളേ? കൃഷി എന്ന് പറയുന്നത് പറയുന്നതുപോലെതന്നെ പണ്ടുകാലങ്ങളിൽ ഒരു ജീവിതമാർഗ്ഗമായി കണ്ടുവരുന്ന ഒരു തൊഴിലായിരുന്നു. എന്നാൽ പുതിയ തലമുറയിലേക്ക് അത് വരുമ്പോൾ കൃഷിയെന്ന ഒരു വിഭാഗത്തിലോട്ടെക്ക് തിരിഞ്ഞുനോക്കാത്ത തലമുറകളായി ഏർ നാം മാറുകയാണ്. അതിനായി ഉപയോഗിച്ചിരുന്ന പാടങ്ങളും സ്ഥലങ്ങളുമെല്ലാം പുതിയ കെട്ടിടം പണിയാനും ഏർ പുതിയ പുതിയ കളിതമാശക്കുവേണ്ടിയുള്ള building കളും കെട്ടിടങ്ങളും ഒക്കെ പണിയാൻ വേണ്ടി ഇപ്പൊ ഉപയോഗിച്ചുവരികയാണ്. ഏർ നമുക്ക് food ഏർ സ്വന്തായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാടങ്ങളൊക്കെ നികത്തി

ഈ mall കൾ കെട്ടിടങ്ങൾ ഇവയെല്ലാം വരുന്നത് നമ്മുടെ ഓരോ ഓരോരോ ഏർ city ടെ ഹൃദയഭാഗത്തായിരിക്കും. അത് കൃഷിയെ എപ്പഴും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കൃഷികൾ എപ്പഴും നടക്കുന്നത് ഉൾഭാഗങ്ങളിലും ഉൾ area കളിലുമാണ്. അവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ വെള്ളവും~വെള്ളവും അവിടെ കൃഷിക്കാവശ്യമായ സാ, ആവശ്യമായുള്ള സാധനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കൃഷി നന്നായിട്ട് പോകും. പക്ഷെ കൃഷി ചെയ്യാൻ ഇന്നത്തെ യുവാക്കളോ ~ ഇന്നത്തെ യുവാക്കളോ പഴയപോലെ ഏർ അതിനുവേണ്ടി പ്രയത്നിക്കാനോ ആരും താത്പര്യപെടുന്നില്ല. അതുകൊണ്ടുതന്നെ ഈ നമ്മുടെ കൃഷി എന്ന് പറയുന്ന ഒരു വ്യവസായം ഇപ്പൊ വളരെ വളരെ അന്യം നിന്നുവരികയാണ്. അതുകൊണ്ടുതന്നെ വരുന്ന ~ വരുന്ന വരുന്ന വർഷങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും പച്ചക്കറികളുടെ വില വളരെ അധികവും പിന്നെ നല്ല നല്ല പച്ചക്കറികൾ കിട്ടാത്തതും വിഷ ~ വിഷങ്ങൾ നിറഞ്ഞ പച്ചക്കറികൾ ഇന്ന് കിട്ടുന്നത്. എന്തുകൊണ്ടാ? കാരണം ഇത് ചെയ്യാനും ചെയ്യിപ്പിക്കുവാനും നോക്കുവാനോ ആയിട്ട് പണ്ടത്തെപോലെ ആരുമില്ല. അതുകൊണ്ടുതന്നെ മായം ചേർത്താണ് നമ്മൾ ഇപ്പോൾ കഴിക്കേണ്ടിവരുന്നത്. നല്ലൊരു പച്ചക്കറി ഇപ്പൊ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മടെ വീട്ടിൽ എന്താ പറയാ. നമ്മടെ വീട്ടിൽ തന്നെ ഇപ്പൊ രണ്ടുമൂന്നു ചെടികൾ നടാൻ പറഞ്ഞാൽ എല്ലാർക്കും മടിയാ. ഏർ സുമേഷിന്റെ വീട്ടില് പച്ചക്കറികൾ നടാറുണ്ടോ? ഏർ എന്റെ വീട്ടിൽ പണ്ടുകാലങ്ങളിൽ നടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെ നടലുകൾ കുറവാണ്.

എല്ലാവർക്കും മടി തന്നെയാ. പിന്നെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി തിരക്കിലായിരിക്കും. കൃഷി ചെയ്യാനോ ഇല്ലെങ്കിൽ അതിനെകുറിച്ച് ശ്രദ്ധിക്കാനോ അധികമാർക്കും സമയം കിട്ടാറില്ല. ഏർ ആ ഒരു മേഖലയിലോട്ടെക്ക് ആരും തിരിഞ്ഞുനോക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അന്യനാടുകളിലോട്ടെക്ക് ആശ്രയിക്കുകയാണ്. പുതിയ പുതിയ കൃഷിയും വിഭവത്തിനൊക്കെ വേണ്ടി സുമേഷിന്റെ വീട്ടിൽ പച്ചക്കറികൾ വളർത്താനോ അതു നോക്കാനോ സമയമില്ല. അപ്പൊ സുമേഷിന്റെ വീട്ടിൽ പച്ചക്കറികൾ പുറത്തുന്നാണോ വാങ്ങിക്കുന്നെ?

ഇപ്പൊ പുറത്തുന്നു തന്നെ വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാ. ഈ പുറത്തുന്നു വരുന്ന പച്ചക്കറികൾ എങ്ങനെ വിശ്വസിച്ച് ഉപയോഗിക്കും സുമേഷ്? അവിടെയാണ് പ്രധാന പ്രശ്‌നം വരുന്നത്. പുറത്തുന്നു വരുന്ന പച്ചക്കറികളെ വിശ്വസി ~നൂറു ശതമാനവും വിശ്വസിക്കാൻ പറ്റുമെന്ന് ആർക്കും ഉറപ്പുതരാൻ പറ്റുകയില്ല. ഏർ മായങ്ങളും വിഷങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതായിരിക്കും. എന്നാലും നമുക്കുതന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ വഴിയില്ല എന്നുള്ള രീതിയിൽ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ പരമാവധി ഏർ രോഗ

അപ്പൊ സുമേഷ് അപ്പൊ ~ ഇപ്പൊ ഏർ എല്ലാ ദിവസവും വിഷം ~ വിഷങ്ങളും മായങ്ങളും നിറഞ്ഞ

തിന്നുമ്പോൾ സുമേഷിന് ~ സുമേഷിന്റെ വീട്ടുകാരുടെ ആരോഗ്യത്തെ പറ്റി പേടിയില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ആരോഗ്യത്തിനെ പറ്റി എന്ന് പറയുകയാണെങ്കിൽ എല്ലാ നേരവും ഇതേപടി പുറത്തുന്നു ഭക്ഷണം കഴിക്കാൻ മാത്രം പറ്റിയിട്ട് കാര്യമില്ല. നമ്മൾ കൃഷി ചെയ്യുമ്പോഴും ഏർ പ്രശ്നമിതാണ്. എവിടെന്നെങ്കിലും പുറത്തു നിന്ന് മേടിക്കണ പച്ചക്കറികളാണെങ്കിൽ തന്നെ എപ്പോഴും കഴിച്ചു വരുമ്പോൾ അവസാനം നമ്മൾ ഒരു വൈദ്യനെ കാണേണ്ടിവരുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. എങ്ങനെയെങ്കിലും ഇനി പുതിയ രീതിക്ക് തന്നെ പഴയപോലെ കൃഷിയൊക്കെ തുടർന്ന് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴേ എല്ലാവർക്കും രോഗങ്ങളൊക്കെ വന്നു തുടങ്ങാണ്. ഏർ

കൃഷിയിലോട്ടെക്ക് തിരിച്ചു വരണം എന്നാണ് എന്റെ ഒരു

ഏർ വീട്ടിൽ ആർക്കാണ്? ആരെങ്കിലും ഒരാളെ പറ്റി പറയു സുമേഷ്?

ഏർ എൻ്റെ അച്ഛന്റെ അമ്മക്ക് ഏർ അത്യാവശ്യം രോഗങ്ങളൊക്കെ ഒരു വട്ടം heart attack ഒക്കെ വന്നിരുന്നു. അഹ് അപ്പൊ ഏർ ഇതിപ്പോ കൃഷിന്റെ ഇത് കൊണ്ട് തന്നെയാണോ എന്നറിയില്ല. ചിലപ്പോൾ അതിന്റെ കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ അതിന്റെ അല്ലാതായിരിക്കാം. എന്നാലും ഭക്ഷണം ഒരു പ്രധാനഘടകം ആകും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സുമേഷിന്റെ അച്ഛന്റെ അമ്മക്ക് നല്ല ഭക്ഷണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ടോ സുമേഷിന്? അഹ് നല്ല ഭക്ഷണം ഏർ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റൂല്ല. ഏർ കാരണം സ്വന്തം വീട്ടിൽത്തന്നെ കൃഷി നടാതെ നമ്മൾ പുറത്തുനിന്നാശ്രയിച്ചു കഴിക്കുകയാണെങ്കിൽ അത് ഒട്ടും safe അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എൻ്റെ വീട്ടിൽനിന്നു കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അത് എന്തെങ്കിലും രോഗം വന്നാൽ അതിനായിട്ടുള്ള ഒരു risk എടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. അപ്പൊ സുമേഷ് തിന്നുന്ന ഭക്ഷണങ്ങളിൽ സുമേഷ് risk എടുക്കുകയാണ് എന്നാണ് സുമേഷ് പറയണേ.

നമ്മുടെ ഭാവിയിൽ വരുന്ന നമ്മുടെ കുട്ടികൾ ആലോചിച്ചു നോക്കിയേ. ഇപ്പൊ ~ ഇപ്പൊ സുമേഷ് കല്യാണം കഴിച്ചു. സുമേഷിന്റെ ഭാര്യ~ക്ക് ഗർഭിണിയാണ്. സുമേഷിന്റെ ഭാര്യക്ക് കുട്ടിക്ക് നല്ല അഹ് പോഷകാഹാരം വേണം. വയറില്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഭക്ഷണം സുമേഷിന്റെ ഭാര്യ കഴിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ സുമേഷിന്റെ ഭാര്യ കഴിക്കാൻ പോകുന്ന ഭക്ഷണം നല്ലതോ ചീ നല്ലതല്ലെങ്കിൽ അത് മായം കലർന്ന ഭക്ഷണം ആണെങ്കിൽ കുട്ടിക്ക് വരുമ്പഴത്തേക്കും വല്ല തല ~ തല അഹ് തലയ്ക്കു വല്ല കുഴപ്പമോ body ക്കു വല്ല കുഴപ്പമോ

ഏയ് ഇല്ലില്ല. കാരണം അതിനുള്ള ഉത്തരവാദിത്വം full ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടിവരും. കാരണം എന്റെ കുറവു കാരണമാണല്ലോ അവര് ചീത്തയായ പച്ചക്കറികൾ കഴിക്കേണ്ടിവരുന്നത്. അഹ് ഈ ഒരു സാഹചര്യം മുന്നിൽ വരും എന്നുള്ള ഒരിത് കൊണ്ടാണ് ഞാൻ പറയുന്നത് തിരിച്ച് നമ്മൾ പഴയ രീതിയിൽ സ്വന്തമായിട്ട് നമുക്ക് വേണ്ടിയെങ്കിൽത്തന്നെയും നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തോ ഇല്ലെങ്കിൽ ഏർ terrace ന്റെ പൊക്കത്തോ ഒരു കൃഷി സ്വന്തമായിട്ട് തുടങ്ങണം എന്നാലോചിക്കുന്നത്. കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന തലമുറകൾ ഇതേ പടി ചീത്തയായ ഭക്ഷണങ്ങൾ കഴിച്ചാണ് വളരുന്നതെങ്കിൽ ഏർ പറഞ്ഞപ്പോലെ അഹ് മക്കൾക്കും മക്കൾടെ മക്കൾക്കുമൊക്കെ രോഗം വരാനുള്ള chance കൂടുതലാണ്. പക്ഷെ എന്റെ ~ വേറൊരു സംശയം. സുമേഷ് എത്ര വരെ പഠിച്ചു? ഏർ ഞാൻ ഏർ degree കഴിഞ്ഞു. okay. Degree കഴിഞ്ഞു. സുമേഷ് എന്നെങ്കിലും കൃഷിയോ കൃഷിനെപ്പറ്റി ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സുമേഷിന് സുമേഷിന്റെ college ന്നോ school ലിന്നോ വല്ലതും വല്ല അറിവും ലഭിച്ചിട്ടുണ്ടോ? അഹ് ഞാൻ ഒരു എട്ടു തൊട്ട് പത്തുവരെ പഠിച്ച time ൽ എന്റെ school ൽ നിന്ന് എനിക്ക് വിത്തുകൾ കിട്ടുമായിരുന്നു ഏർ കൃഷി ചെയ്യാനുള്ള കാരണം അത് ഒരു ഒരു സാമൂഹികത ~ സാമൂഹിക സേവനത്തിന്റെ ആ ഒരു രീതിയിലുള്ള ഒരു നമ്മ വീട്ടിൽ ചെയ്യുന്ന കൃഷി നമ്മ പിഴ്~പടം എടുത്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു mark കിട്ടും എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് വിത്തുകൾ തരുമായിരുന്നു. അത് ഞങ്ങൾ ഞാൻ വീടിന്റെ മുറ്റത്ത് നടണമായിരുന്നു. നടുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. പിന്നെ അതൊരു ഞാൻ plus one plus two ഒക്കെ പഠിക്കാൻ time ആയപ്പൊഴത്തേക്കും അത് പതിയെ നിന്നു. പിന്നെ ആരും അങ്ങനെ ആ ഒരു കൃഷിന്റെ ഒരു വിഭാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ school ൽ നമ്മുടെ school കളിലും college ലും ആകെ തരുന്നത് വിത്ത് തരും. പക്ഷെ എന്ത് കൊണ്ട് ഈ കൃഷി നമുക്ക് നമ്മുടെ ഭാവിക്കും നമ്മുടെ ആരോഗ്യത്തിനും എത്ര പ്രാധാന്യം ആണെന്ന് എന്നുള്ള ഒരു class ഓ എന്നൊരു ഉപഭോക്ത ~ ഉപഭോഗ class കളോ ഒന്നും college കളോ school കളോ നടത്താറില്ലന്നാണ് സുമേഷ് പറയണേ.

അപ്പൊ നമ്മുടെ നമ്മളിപ്പോ എല്ലാരും ജീവിക്കുന്നത് ആഹാരം കഴിച്ചും അതീന്നുള്ള മൂലകങ്ങളും proteins ഉം minerals ഉം ഒക്കെ കിട്ടീട്ടാണല്ലോ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ് ഭക്ഷണം. അതു കി ~അതിനെപ്പറ്റി ഉള്ളൊരു നല്ലൊരു class, college കളും school ഉം തരാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് സുമേഷ് ഇത്രോം നാൾ school കളെ പഠിക്കാൻ വേണ്ടി ആശ്രയിച്ചേ? ഏർ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ള ചോദ്യം. ഒരു ഇപ്പോ വിദ്യാഭ്യാസത്തിന്റെ ഒരു ബന്ധത്തിൽപെട്ടു പറയുന്നതാണെങ്കിൽ നമുക്ക് വേണ്ട പൊതുവെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു വിഷയങ്ങളല്ല അവര് പ ~പൊതുവെ പഠിപ്പിച്ചുതരുന്നത്.

ഏർ ഇതുവരെയായിട്ടും ഏർ എനിക്ക് അങ്ങനെ പഠിപ്പിക്കാത്തതുകൊണ്ടു ഇനി ഭാവിയിൽ പഠിപ്പിച്ചുതുടങ്ങിയാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സുമേഷിന് തോന്നുന്നുണ്ടോ ഭാവിയിൽ നമ്മുടെ കൃഷിയെന്നു പറയുന്ന ഒരു ഒരു subject നമ്മുടെ പിള്ളേര് പഠിക്കുമെന്നും അതും school കളിൽ തന്നെ? അഹ് ഇപ്പൊ പോകുന്ന പോലെതന്നെയാണ് കാലം പോകുന്നതെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പഠിക്കുമെന്ന്. കാരണം ഏർ ഇപ്പത്തെ കുട്ടികൾക്കാണെങ്കിൽ phone ഉം TV, laptop ഇതൊക്കെ കൈയിൽ കിട്ടിയാൽത്തന്നെ

അപ്പൊ അവർക്ക് പറ ~ school ൽ തന്നെ പറഞ്ഞുകൊടുക്കാൻ ആൾക്കാരില്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് താത്പര്യം ഉണ്ടാകാറില്ല, ഉണ്ടാകത്തില്ല. അപ്പൊ കാലത്തിൽ ഉണ്ടാകാൻ ~ ഉണ്ടാകാൻ chance കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ നമ്മൾ വേണ്ടത് എന്താന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനരീതിയിൽ ഇത് ഒരു subject ആയിട്ട് വേണം. അപ്പൊ ഇപ്പൊ ഉള്ള നമ്മൾ പഠിക്കുന്ന രീതിയും പഠിക്കുന്ന വിഷയങ്ങളും എല്ലാം മാറ്റി നമുക്കാവശ്യമായുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിഷയങ്ങൾ നമ്മുടെ പഠനരീതിയിൽ കേറ്റണമെന്നാണ് സുമേഷ് പറയുന്നെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നേരത്തെ ഇതൊന്നും പഠിക്കാതെതന്നെ നമുക്ക് വേണ്ടി എന്താ പറയുക, കുറെ കുറെ കൃഷികൾ ~ കുറെ കുറെ കൃഷികൾ ചെയ്ത് നമുക്ക് വേണ്ടിയുള്ള ധാന്യങ്ങളും മൂലകങ്ങളുമെല്ലാം ഉണ്ടാക്കി കൊണ്ട് വരുന്ന നമ്മുടെ കാരണവർമാർ അവർ~അവർക്കെല്ലാം ഇത് നേരത്തെ അറിയാവുന്നതാണല്ലോ. അവര് എന്തുകൊണ്ട് അവരുടെ മക്കളെയൊന്നും പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല? ഏർ ചില കാരണവർമാര് ചില കുടുംബത്തിലൊക്കെ അതായത് ഇപ്പൊ ഏർ നമ്മളിപ്പോ പട്ടണം side അല്ലാത്ത ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അവര് അവർക്ക് ഇപ്പോ ഏർ ഇപ്പോ ആലപ്പുഴ side ഒക്കെ നോക്കുവാണെങ്കിൽത്തന്നെ അവിടെ full പാടങ്ങൾ ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലാണ്. അപ്പോ ആ പണ്ടത്തെയുള്ള ആൾക്കാർ അവിടെ ഏർ കൃഷി ചെയ്യുകയും ചെയ്യും, ഏർ അവിടത്തെ മക്കൾക്കും മരുമക്കൾക്കൊക്കെയായിട്ട് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് പതിവാ. ഏർ പിന്നെ ചില കുടുംബങ്ങളിൽ അവർക്ക് കുട്ടികൾ നല്ല ഒരു നിലയിൽ കാണണം. പിന്നെ കൃ ~കൃഷി ചെയ്യുമ്പോഴും ഏർ തുച്ഛമായ വരുമാനം കിട്ടുന്ന കണ്ട് ചില കാരണവർമാർ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാറില്ല. അവർക്കെന്തെങ്കിലും പുതിയ അവരുടെ രീതിയിലുള്ള, നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടാനുള്ള ഒരു ജോലി ഏർ അവർക്ക് കിട്ടണമെന്നുള്ളൊരു അഹ് ആഗ്രഹം കൊണ്ടവർ അഹ് പിള്ളേരെ ഏർ കൃഷിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാറില്ല. Okay. അപ്പൊ സുമേഷ് നോക്കൂ. നമ്മുടെ കേര ~ നമ്മുടെ വീടുകളുടെ പരിസരം എടുക്കുവാണെങ്കിൽ തന്നെ നമുക്കൊക്കെ ഇപ്പൊ വലിയ സ്ഥലങ്ങളില്ല. എല്ലാവർക്കും തുച്ഛമായ സ്ഥലമേയുള്ളു താമസിക്കാൻ ആ സ്ഥലത്തു താമസിക്കുമ്പോൾത്തന്നെ നമുക്ക് ആകെ കിട്ടുന്ന കൃഷി ചെയ്യാനുള്ള സ്ഥലം നമ്മടെ terrace കളാണ്. ഇത് സുമേഷ് ഏർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? അതോ നല്ലപോലെ terrace കൾ താങ്കൾ ഉപയോഗിക്കാറുണ്ടോ കൃഷിക്കുവേണ്ടി?

front ലോ പുറകിലോ ആയിട്ട് അധികം ചെടിയൊന്നും ഏർ വളർത്താൻ സാധിക്കുന്നതല്ല. അഹ് പക്ഷെ ഇപ്പൊ ചെടിയൊക്കെ വളർത്തുന്നുണ്ട്. കൃഷിയിലോട്ടെക്ക് കേറുന്നില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ഏർ പയർ, ഏർ വെണ്ടയ്ക്ക, മുളക്. തക്കാളി അങ്ങനത്തുള്ള രീതിയിലുള്ള ചെറുതായിട്ട് വീണ്ടും terrace ലേക്ക് തന്നെ കൃഷി ചെയ്‌തു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഏർ അത് മുന്നോട്ട് പോകുംതോറും ഒരു നല്ല രീതിക്കുള്ള ഒരു ഏർ പുരോഗമനം ഉണ്ടാകണം എന്നാണ് എന്റെയൊരു ആഗ്രഹം. അത് അങ്ങനെയായി കഴിഞ്ഞാൽ നമുക്ക് പകുതി ശതമാനവും നമുക്ക് ഭക്ഷണത്തിൽനിന്നു വരുന്ന രോഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഏർ എന്റെ വീട്ടിലിപ്പോൾ അങ്ങനെ തുടർന്ന് വരികയാണ്.

ഇന്ത്യൻ ഭാഗങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും പല ആൾക്കാരും ഇപ്പോഴും ആഹാര ~ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത്. അവിടെയാണെങ്കിലോ വെള്ളത്തിന് വേണ്ടി വരെ തമിഴ്‌നാടുകളിൽ നമ്മൾ അടിയുണ്ടാക്കുന്നു. അവിടെ വയലുകളിൽ അവരാണ് നമുക്കിപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഭക്ഷണസാധനങ്ങൾ തരുന്നെ. അവർക്കാണെങ്കിൽ വെള്ളത്തിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. പല പല ഏർ state കൾ നോക്കുവാണേൽ നമുക്ക് കാണാം. അവർ പല കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതുപോലെതന്നെ പല സാധനങ്ങൾ ഇങ്ങോട്ടു കയറ്റി അയക്കുകയും ചെയ്യുന്നു. അപ്പൊ

state കളെല്ലാം വളരെ എന്താ പറയാ ദാരിദ്ര്യം നിറഞ്ഞതുമാണ്. നമ്മുടെ കേരളത്തിന്റെ അത്രപോലും എന്താ പറയുക, പഠനം ~ പഠനം വെച്ച് നോക്കുമ്പോൾ കേരളമാണ് എല്ലാ ഏർ state നേക്കാളും

ഈ

അറിവ് കൂടുമ്പോൾ നമ്മള് ഇതെല്ലാം നോക്കാൻ പഠിക്കണ്ടേ? അതെന്താ നമ്മടെ ജനങ്ങൾ ചെയ്യാത്തേ? ഏർ അതിപ്പോ പറഞ്ഞപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങതളങ്ങളിലും വെച്ച് നോക്കുവാണെങ്കിൽ ഏർ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ കേരളയാണ് ഏറ്റവും അഹ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ആഹ് പക്ഷെ കൃഷിയിലോട്ടേക്ക് വരുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളാണ് ഏറ്റവും പുറകില്. കാരണം ഏർ നമുക്ക് അഹ് കൃഷി ചെയ്യാനുള്ള പാടങ്ങൾ ഇപ്പോഴും ഏർ കൂടുതലുണ്ട്.

ഏർ എല്ലാ~ എല്ലാ സ്ഥലത്തത്തെയും പോലെ. അപ്പൊ അവര് പരമാവധി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനുള്ള ഒരു മാർഗത്തിൽ അവർ കൃഷിയെങ്കിലും ചെയ്ത് ഏർ ദാ ഇപ്പൊ കേരളത്തിൽ കൃഷി ചെയ്യാത്തതുകൊണ്ടു ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത് അങ്ങനെയാണ് അവര് ജീവിക്കുന്നത്. ഏർ അപ്പൊ എന്റെയൊരു കാഴ്ചപ്പാട് വെച്ച് നോക്കുവാണെങ്കിൽ അഹ് നമ്മുടെ കേരളയിലുള്ള ആൾക്കാർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ, ഏറ്റവും, കൃഷിയിൽ ഏറ്റവും പുറകിലോട്ടേക്ക് നമ്മൾ നിൽക്കുന്നത്. സുമേഷ്, സുമേഷിന് ഒരു acre കൃഷി ചെയ്യാനുള്ള സ്ഥലവും തരാണ്‌ ഒരു ~ ഒരു ഒരു corporate ജോലിയും തരാണ്. സുമേഷ് ഏത് തിരഞ്ഞെടുക്കും. എന്ത് കൊണ്ട്? അതിപ്പോ പണ്ടത്തെവെച്ചു നോക്കുവാണെങ്കിൽ പണ്ട് കൃഷിയായിരുന്നു ഏറ്റവും ഏർ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടുതന്നെ പണ്ടത്തെ രീതി വെച്ച് നോക്കുമ്പോൾ ഏർ ഒരു ഏക്കർ സ്ഥലമെടുത്ത് കൃഷി ചെയ്യാനേ നോക്കൂള്ളു. എന്നാൽ ഏർ ഇപ്പോഴത്തെ ഒരു നോക്കുവാണെങ്കിൽ കൃഷീനേക്കാളും വരുമാനം കൂടുതൽ കിട്ടുന്നത് അഹ് പുതിയ വേറെ വേറെ ജോലികൾക്കൊക്കെയാണ്. അപ്പൊ അഹ് ഇപ്പോ ഞാനാണെങ്കിൽത്തന്നെയും വേറെയുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും കൃഷി എടുക്കാനുള്ള chance കൃഷിക്കുവേണ്ടി ആ ഒരു acre എടുക്കാനുള്ള chance വളരെ കുറവാണ്.

താല്പര്യമില്ല എന്നല്ല. ഏർ ഇനിയുള്ള വരുന്ന സമയത്ത് കൃഷിക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഏർ പക്ഷെ ഈ പോക്ക് പോണ പോലെയാണ് പോകുന്നതെങ്കിൽ കൃഷിക്ക് താത്പര്യം ഇല്ലാത്ത ഒരാൾക്കാരുടെ ഇടയിൽ ആണെങ്കിൽ നമ്മൾ ~നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളു. നമുക്ക് ഒരു ഒരു ഗുണം അതിൽനിന്ന് നമുക്ക് കിട്ടുന്നതല്ല. സുമേഷ് അങ്ങനെയാണെകിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. സുമേഷിന് കേരളത്തിന്റെ മാതൃക ആയിക്കൂടെ സ്വന്തമായിട്ട്

സുമേഷിനാണെങ്കിൽ സന്തുഷ്ട ജീവിതം. ചിലപ്പോൾ സുമേഷിന് ഇത് പല സാധനങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, പല വില കൂടിയ ഭക്ഷണ~ഭക്ഷണ fruits ആയ ഇപ്പൊ റമ്പുട്ടാൻ അതിനൊക്കെ നല്ല വിലയാ. ഇതൊക്കെ സു~സുമേഷിന് ഒരു acre ൽ ചെയ്ത് ബാക്കി acre ൽ ബാക്കി പല പല കൂടിയ കൃഷികൾ ചെയ്യാണെങ്കിൽ സുമേഷിന് അതൊരു നല്ല ജോലിയായി കണ്ടുപിടിച്ച് സുമേഷിന് അത് നല്ല ഭാവി ജോലിയായി സുമേഷിന് വേറെ ആരേം, വേറെ ആരുടെ അടിയിലും ജോലി ചെയ്യാണ്ട് സുമേഷിന് സ്വന്തം ഒരു ക~നിലനിൽപ്പോടെ ജോലി ചെയ്യാം. സുമേഷ് എന്തുകൊണ്ട് അങ്ങനത്തെയൊരു തീരുമാനം എടുക്കാണ്ട് ആർക്കെങ്കിലും വേണ്ടി ഏർ ജോലി ചെയ്യാമെന്ന് തീരുമാനിക്കുമോ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ITC company യുടെ agricultural ജോലി വിഭാഗത്തിൽ ആണെങ്കിൽ സുമേഷ് ജോലി ചെയ്യുവോ? ഏർ ഇപ്പൊ ഒരു വലിയ ഒരു company യാണ് നമുക്ക് അതിലൂടെ ഒരു മിച്ചം കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ ജോലി ചെയ്യാൻ എനിക്ക് സന്തോഷമാണ്. ഇപ്പൊ താങ്കൾ ഉന്നയിച്ച ഒരു ആശയത്തെ~ആശയം വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു acre സ്ഥലമുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഇത് കൃഷി ചെയ്യാൻ തയ്യാറാണെങ്കിലും നമ്മുടെ കീഴിൽ ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും ഉണ്ടെങ്കിലെ നമുക്ക് ഏർ നോക്കി നടത്താൻ പറ്റുകയുള്ളു. ഇല്ലെങ്കിൽ അഹ് കൈസഹായം ഇല്ലെങ്കിൽ നമുക്ക് ഏർ യന്ത്രങ്ങളുടെ ആവശ്യം വരേണ്ടതായിട്ട് വരും. അപ്പൊ കൈസഹായം വേണ്ടിയുള്ള ആൾക്കാർ മുതിർന്നു വരുന്നില്ലെങ്കിൽ